ആഹ് തിരക്കിലാ?

എന്നിട്ട് എന്തൊക്കെ? എന്താ അങ്ങനെ പോണു.

ഉം എന്തായി കാര്യങ്ങളൊക്ക? കാര്യങ്ങെളെന്താ ഒന്നും അങ്ങാട്ട് നമ്മക്ക് പറ്റിയ നമക്ക് level ക്ക് പറ്റിയ ഒരു course ഒന്നും കിട്ടണില്ല. ആഹ് അല്ല അന്റെ കൂടെ വേറെയാരോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആഹ് friends ഒക്കെയുണ്ട്. പെട്ടെന്നൊന്നും ഒരു seriousness വരൂല വരുമ്പ ഭയങ്കര serious

അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി പോകാനുള്ള plan ആണല്ലേ? ആഹ് ആകുമ്പോൾ പിന്നെ റൂമൊക്കെ എടുക്കുമ്പോൾ ഞമ്മക്ക് ഒരുപാട് ഇതുണ്ട് ആഹ് എവിടെ കാലിക്കട്ട് കാലിക്കട്ട് അല്ലെ പറഞ്ഞെ? കാലിക്കട്ട് നോക്കുന്നുണ്ട് പിന്നെ എറണാകുളമാണ് കാലിക്കട്ട് ആകുമ്പോ വലുതായിട്ട് ഒന്നുമില്ല എറണാകുളത്താകുമ്പോൾ ഞമ്മക്ക് ഇപ്പൊ part time ആയിട്ട് എന്തെങ്കിലും ചെയ്യണെങ്കിലും ആഹ് പിന്നെ അങ്ങനെ course നെ പറ്റിയിട്ട് ഇപ്പൊ അന്വേഷിക്കുമ്പോഴും ഞമ്മക്ക് അവിടെ പോയി തന്നെ അന്വേഷിക്കണം അതിന് കാരണം ഓരോ institute ഉം ഓരോ മാതിരിയല്ലേ.

അതില്തന്നെയുണ്ട് ഇപ്പ കുറെ fraud ആയിട്ടുള്ളതും business ആയിട്ട് കാണുന്നതും

എന്റേത് തന്നെ ഞാൻ നോക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എറണാകുളത്താകുമ്പോൾ നമുക്ക് ഒന്നൂടി interviews ഒക്കെ attend ചെയ്യാനൊക്കെ സുഖമായിരിക്കും.

കാരണം ഒരുപാട് കമ്പനീസ് ഒക്കെ അവിടെ direct വന്നു interviews ഒക്കെ conduct

ആഹ് അതിനനുസരിച്ചഅനുസരിച്ചിട്ടുള്ള skill നമ്മുക്ക് വേണം.

അതെ education വേണം education ആണ് ഇപ്പൊ important

നമ്മൾ ഏതു field ലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഉം എല്ലാവരും പഠിക്കണ type തന്നെയാണ് ഡിഗ്രി എടുക്കാത്തത് ഇപ്പൊ ആരും ഇല്ല. ആഹ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ എല്ലാവരും അഹ് പത്തു വരെ പോയ പോയി പക്ഷെ ഇപ്പ അങ്ങനെയല്ല എല്ലാവരും tenth കഴിഞ്ഞ plus one, plus two അതുകഴിഞ്ഞ ഡിഗ്രി എല്ലാവരും ഡിഗ്രിക് പോവുക ഡിഗ്രിയാണിപ്പോൾ base ആയി കിടക്കുന്നത് അത് ഇപ്പ തന്നെ ഒരു വര്ഷം എത്ര ആൾക്കാരാണ് ഡിഗ്രി pass ആയി ഇറങ്ങുന്നത്. ആഹ് ഇത്ര ആൾക്കാർക്ക് എവിടെയെന്ന job ഉം കൂടുതൽ പഠിക്കുന്നവർക്ക് അത്രയും importance ഉണ്ടാവും job ന്റെ കാര്യത്തിൽ ആണെങ്കിലും എല്ലാവര്ക്കും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്

കുറെ ആൾക്കാർക്ക് education നെ പറ്റിയിട്ട് ഒരു അറിയാത്തവർ ഇപ്പഴും ഒരു serious ഇല്ലാതെ പോകുന്നവരൊക്കെയുണ്ട് ഞമ്മക്ക് ആൾക്കാരോട് സംസാരിച്ചാൽ തന്നെ മനസിലാവൂലെ educated ആയിട്ടുള്ള ആളാണോ അതെ ഞമ്മടെ ഒരു personality യിൽ ഉണ്ടാവും ആഹ് ചിലവരോടൊക്കെ സംസാരിച്ചാൽ ഒരു ബോധവും ഉണ്ടാവില്ല എന്തൊക്കെയോ പക്ഷെ കുറച്ചു education ഉണ്ടെങ്കിൽ അതിന്റെയായായൊരു standard എപ്പഴും അവർ keep ചെയ്യും ആഹ് എല്ലാ idea ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ ഒരു confidence confidence ഉണ്ടാവും ശരിയാണ് ഞമ്മക്ക് education ഇല്ലെങ്കിൽ ഇപ്പൊ ഞമ്മക്കാണെകിൽ ഒരു ചമ്മൽ ഒക്കെ തെറ്റാവോ ഞാൻ പറഞ്ഞത് ശരിയാവൂലെയെന്ന് ഞമ്മളുടെ confidence നെ ബാധിക്കും.

എന്താണ് അനക്ക് ഈ stage ഇൽ പഠിക്കാൻ തന്നെയാണോ അതോ job നാണോ ആഹ് എനിക്ക് ഇപ്പോ ഒരു one year ഉള്ളിൽ job ആവുകയാണെകിൽ അപ്പൊ study ചെയ്യാൻ അല്ലെ താല്പര്യം ഇപ്പൊ പഠിക്കണത് കഴിഞ്ഞിട്ട് വേറെയൊരു course

ആഹ് അത് എനിക്ക് ഒരു course ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒരുപാട് duration ഉള്ളത് അല്ല ഞാൻ നോക്കണേ പെട്ടെന്ന് എനിക്ക് അത് കഴിഞ്ഞു job ഇൽ കേറണം. ആഹ് independent ആവണം age ഇങ്ങനെ പോയികൊണ്ട് ഇരിക്കുകയാണെല്ലോ.

അപ്പൊ ഇനി എത്രയും പെട്ടെന്നു settle ആവണ തന്നെ നല്ലതല്ലേ

ഉം അപ്പോ നമുക്ക് experience ഉം improve ആയി വന്നു ഞമ്മള് ഒന്ന് stable ആവണ ഒരു സമയമുണ്ടല്ലോ അപ്പളല്ലേ നമ്മൾ settle ആയി എന്ന് പറയുക

വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ ഞമ്മക്ക് എന്ത് job നോക്കാനൊരു confidence ഉണ്ടാകും അല്ലെങ്കിൽ

ഇല്ല ഇപ്പോഴും കുറെ പേർ ഉണ്ടെട്ടോ plus two കഴിഞ്ഞിട്ടും plus two fail ആയിട്ടൊക്കെ ഇങ്ങനെ ഭാഗ്യം കൊണ്ട് അതാണ് ആഹ് അഹ് അത് ശരിയാ ഇപ്പൊ business ഒക്കെ ചെയ്തിട്ട്

education ആണ് അപ്പൊ important marriage നോക്കുന്നെങ്കിൽ തന്നെ education നോട് പ്രത്യേകം അതിനെയൊക്കെ പറ്റി പറഞ്ഞുകഴിഞ്ഞ അതിപ്പോ പൊതുവെ എല്ലാ girls ഉം ആദ്യമായിട്ട് ചോദിക്കുക എന്താ അങ്ങനെ ചോദിക്കുന്ന girls ഉം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ട് ചെറിയ കുട്ടികൾ

കുറച്ചു educated ആയിട്ടുള്ളൊരു കുട്ടിന്റെ അടുത്തേക്കാണ് പോണേന്നുണ്ടെങ്കിൽ ആ കുട്ടി ചോദിക്കുക കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്താ പഠിച്ചെന്നാ ആദ്യം ചോദിക്കുക

job നോക്കണ പോലെത്തന്നെയാണ് എന്തുവരെ ആഹ് ഏതു വരെ പഠിച്ചു എന്ത് job ആണ് ചെയ്യണേ ഉം salary എത്രയുണ്ട് job എന്താ ഒരു competition തന്നെയാണ് നടക്കുന്നത്

ആഹ് boys ഉം നോക്കൂലോ

ഇന്ന് full expensive ആണല്ലോ അല്ലെ? അതെ എല്ലാവരും expensive, luxurious life ഒക്കെയല്ലേ

financially ഇത് വേണമെന്ന് തോന്നും

അപ്പൊ രണ്ടു പേർക്കും job ഉണ്ടാകുന്നത് നല്ലതാണ് ഉം അതിനിപ്പോ എത്ര എന്താണ് salary കിട്ടിയാലും നമ്മുക്ക് ഇപ്പോ പോരല്ലോ? അതെ. ചിന്തയല്ലേ?

ഉം അങ്ങനെയുണ്ട്.

അതെ education

fees ന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളെ കൊണ്ടൊന്നും താങ്ങൂല.

എന്താ അധികം പറയാനുള്ളത് എന്തൊക്കെയാണ് അനക്ക് എന്താണിങ്ങനെ പറയാൻ കിട്ടുക അതോ നമ്മൾ education നമ്മളുടെ rights ഇൽ ഏറ്റവും important ആയിട്ടുള്ള സംഭവം തന്നെയാണ് അതിപ്പോ ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഞമ്മക്കിപ്പോ ഒരു നാല് പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ

girls ന്റെന്നു പറഞ്ഞു കഴിഞ്ഞ ഇപ്പൊ ഞമ്മള് ചെറുപ്പം മുതൽ എല്ലാ വീടുകളിലും പറയണൊന്നില്ല പക്ഷെ almost എല്ലാ വീട്ടിലും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ കല്യാണം കഴിഞ്ഞു പോവേണ്ടതാണ് വേറെയൊരു വീട്ടിലേക്ക്

കല്യാണം കഴിഞ്ഞു പോവേണ്ടതാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണ് education ഒന്നും വേണ്ട എന്താ കല്യാണം കഴിഞ്ഞു പോവാനുള്ളതല്ലേ അങ്ങനെ ഒരു thought വരും പക്ഷെ അങ്ങനെയല്ല ശരിക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. hello

ഇപ്പൊ ladies, boys എന്നൊന്നും ഇല്ലല്ലേ?

ഞമ്മള് educated ആയി ഇരിക്കുന്നത് ഭാവിയിൽ എന്തെകിലും job നോക്കുകയാണെങ്കിലും അതെ നമുക്ക് എപ്പളാ ആവശ്യം പിന്നെ നമ്മളിപ്പോ basic ആയിട്ട് എന്താ നമ്മൾ ഇപ്പൊ എവിടേലും പോവാണ് വല്ല ബാങ്കിലോ അങ്ങനെയെന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഞമ്മക്ക് അവിടത്തെ കാര്യങ്ങൾ ചെയ്യാനൊന്നും

ഉം ബാക്കിയുള്ളവരായിട്ട് interact ചെയ്തിട്ട് നമ്മൾ അത് ready ആക്കണം

ആഹ് girls ഉം boys നെ പോലെത്തന്നെ ആ ഒരു education ന്റെ കാര്യത്തിൽ

just marriage എന്നുള്ളത്തൊരു ഇത് വിട്ടിട്ടേ ഉം boys നെ കാളും opportunity വരുന്നുണ്ടല്ലേ girls ന് ആഹ് പല കമ്പനീസിലൊക്കെ girls ന് priority കൊടുക്കുക അങ്ങനൊക്കെയുണ്ട്

ഇയാൾക്ക് എന്തൊക്കെ job ആണ് താല്പര്യം?

ഉം നമ്മൾ ഫാമിലി life ഒക്കെയായി കഴിയുമ്പോ ഞമ്മക്ക് ഏറ്റവും comfort ആയിട്ട് ചെയ്യാൻ പറ്റണ job ആണ് ടീച്ചിങ്

ഞമ്മക്ക് എവിടെയും നമ്മൾ എവിടെയാണെങ്കിലും സ്കൂൾ ഇല്ലാത്ത നാടുണ്ടാവില്ലല്ലോ

teachers ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് vacation ഉം അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ വരുമല്ലേ പുറത്തൊന്നും പോവണ്ട ഞമ്മള് അവിടെ തന്നെ നിന്നാൽ മതിയല്ലോ. പിന്നെ നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാം അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷെ ബാക്കിയുള്ള job കൾക്ക് ഇപ്പൊ നമ്മുക്കറിയില്ലേ aviation ആ field നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റൂല നമ്മുക്ക് എപ്പളോക്കെ duty ആഹ് correct ഒരു time table ഓ കാര്യങ്ങളൊന്നുംഅതിന് ഇല്ല.

ആഹ് six month പറയുമ്പോ value

പക്ഷെ അവിടെയൊക്കെ നമ്മുടെ performance ആണ് നമ്മുടെ confidence നമ്മുടെ personality അവർ നോക്കുക അതൊക്കെ നോക്കിയിട്ടാണ്. അങ്ങനെയൊക്കെ

അപ്പൊ ആൾകാർ കൂടുതലും institute ഇൽ പോയി പഠിക്കണമെന്ന് suggest ചെയ്യൂല just ഒരു institute, certificate ന് വേണ്ടിയിട്ട് അല്ലാതെ ഇപ്പൊ നമ്മൾ നമ്മക്ക് confidence ഒക്കെ കുറവാണ് അല്ലെങ്കിൽ നമ്മുടെ language കുറച്ചു കുറവാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു institute ഇൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ language improve ആവും അതുപോലെ നമുക്ക് അവർ ഇങ്ങനെ mock interviews ഒക്കെ arrange ചെയ്തു തരും demo പോലെ ഒരു interview attend ചെയ്ത ഒരു ഇത് കിട്ടൂലെ

നമുക്ക് ഒന്നും കൂടി use ചെയ്യാൻ പറ്റും

ചെറുപ്പത്തിൽ തന്നെ language ന് ഒക്കെ നല്ല ഇതുണ്ടല്ലോ കുട്ടികളാണെങ്കിൽ തന്നെ ഇപ്പൊ english അറിയണം ഹിന്ദി അറിയണം എവിടെ english അറിയാം അല്ലെ മൊത്തത്തിൽ

ഉം അത് ശരിയാണ് നമുക്ക് എല്ലാ പറ്റിയിട്ട് ഒരു ഇത് വേണം ആഹ് ഇപ്പൊ മലയാളം എന്ന് പറഞ്ഞ നമ്മൾ വീട്ടിൽ മലയാളം സംസാരിക്കുമല്ലോ. ഹിന്ദി പിന്നെ എങ്ങനെയാ പഠിക്കുക എന്ന ഒരു idea ഇല്ലട്ടോ. നമുക്കിത് ഓരോ അങ്ങനെയൊക്കെയുണ്ടല്ലോ series ഒക്കെ കണ്ടു പഠിക്കാലോ. അതുണ്ട് പക്ഷെ സംസാരത്തിനുള്ള skill ഉണ്ടാക്കാനാണ് പക്ഷെ നമ്മൾ ഇപ്പയൊരു series ഉം movies ഉം english ഇൽ കണ്ടാൽ നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോ മനസിലാകും ആഹ് മനസിലാവും പിന്നെ ഞമ്മക് അങ്ങനെ മനസിലായി കഴിഞ്ഞ പിന്നെ നമ്മുക്ക് സംസാരിക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് catch ചെയ്യാൻ പറ്റും

അതിനെപ്പറ്റി ഒരു idea ഈ പുറത്തുപോകൽ തന്നെയാണല്ലേ ഏറ്റവും നല്ലത് job ഒക്കെ relate ചെയ്തിട്ട്